ഹലോ ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് ഇത് ആരാണ് സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരുട്ടി എന്ന ഭാഗത്ത് നിന്നാണ് അജ്മൽ എന്നാണ് പേര്

രാഷ്ട്രീയത്തെ പറ്റി കാര്യങ്ങൾ അറിയാനാണോ ?

താങ്കളുടെ വോയിസ് ചിറുങ്ങനെ കട്ടാകുന്നുണ്ട് അത് ഇപ്പൊ ശെരിയാകും അത് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അതാ പറഞ്ഞോളൂ ഓകെ സമകാലിക രാഷ്ട്രീയത്തെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് നമ്മള് നിര്‍വ്വചിക്കാ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ സോർസ്‌ ഏതൊക്കെയാണ് എന്നൊക്കെ എങ്ങനാ അറിയല്

ഒരു രാഷ്ട്രീയ പാർട്ടിയില്ലാതെ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയോ തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടിയില്ലാതെ ഇന്നത്തെ കാലത്ത് മുന്നോട്ടേക്ക് പോകാൻ വളരെ ക്ലേശകരമായ അവസ്ഥയാണ് എന്നേ എനിക്ക് പറയാൻ വേണ്ടി പറ്റു ഒരു കാര്യം നടത്തണമെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരുടെ ആ ഒരു നമുക്ക് തരേണ്ടുന്ന അംഗീകാരം ഒക്കെ തന്നാൽ നമ്മുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളു ഇന്നത്തെ കാലത്ത് കാണുന്നതല്ലേ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു കൈ താങ് നമ്മുക്ക് വേണ്ടി വരുന്നു ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ പാര്‍ട്ടിയില്‍ എങ്ങനെ നമ്മള്‍ അടിയൊറച്ച് നിൽക്കും ചില ആൾക്കാരൊക്കെ കൂറ് മാറുന്നൊരു പൈസക്ക് വേണ്ടി കൂറ് മാറുന്നൊരു സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പൈസക്ക് വേണ്ടി ജീവിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വിശ്വസിച്ച് നിങ്ങൾ എങ്ങനെ ആ പാർട്ടിയിൽ അണിചേരും എങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം പക്ഷെ വെക്തിപരമായിട്ട് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പലതും നടക്കുന്നുണ്ട് ജീവിതത്തതിൽ തന്നെ പലതും നടക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മക്ക് ഇപ്പൊ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു പാർട്ടി എങ്ങനെയാണ് വെക്തിപരമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അവര് മാറിനിൽക്കുന്നത് അങ്ങനെ ഒരു പാർട്ടിയെ കുട്ടിപ്പടുത്തുക അത് തെറ്റല്ലേ

ഇന്നത്തെ കാലത്ത് ഒരു അഭിപ്രായം ഒരു പാര്‍ട്ടിയ്ക്ക് എതിര് പറഞ്ഞാൽ ആ പാർട്ടിയിലുള്ള കളവുകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അതപ്പോ എങ്ങനെയാണൊരു സ്വതന്ത്ര ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് മറ്റുള്ള പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാം ഞങ്ങൾ എന്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്ത നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പൊ താങ്കളുടെ പാർട്ടിയെ പറ്റി പറയുമ്പോൾ അതിന്‍റെ പ്രധാന നേതാക്കളും അതൊക്കെ അറിയണം അതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് നാളെ ഓഫീസിൽ വന്നതിന് ശേഷം നമ്മുടെ അടുത്തുള്ള ആ ഒരു സ്ഥലത്ത് സ്കൂളിന്റെ അടുത്ത് പരിസരത്തുള്ള ഒരു ചെറിയൊരു കെട്ടിടമുണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കില്‍ വിശാലമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് തരാം

അപ്പൊ നാളെ വൈകുന്നേരം വന്നാൽ തീർച്ചയായും വേറെ ഒന്നും അറിയാനില്ലെല്ലോ

അപ്പൊ നേരിൽ കണ്ട് സംസാരിക്കാം ഓക്കേ നന്ദി നന്ദി